planning എന്ത് ചെയ്യണം എന്ത് ചെയ്യണം

അപ്പൊ പറഞ്ഞ് നമക്ക് ഒര് കടേൽ പോകാം ഏത് parts ന്റെയോ ആഹ് ആ parts ലാ സാബ് type കടേല് മേറ്റ് ഇതിൻറെ ഒക്കെ ഇടുക്കൂലെ വണ്ടിടെ ഒക്കെ parts

second കിട്ട്ന്ന കടേല് പോയി ആ കട സമയം അപ്പൊ എത്ര ആയിരുന്നു

പിന്നെ morning ആയി രാവിലെ വരെ ഇങ്ങനെ വണ്ടില് അന്ഗോട്ട് ഇങ്ങോട്ടു കറങ്ങി നടന്നു

morning ആയിട്ട് നമ്മൾ തപ്പി നടക്കുന്നു അപ്പൊ പെട്ടന്ന് കൂട്ടത്തിൽ ഒരുത്തന് അവൻറെ ഏതോ connection വച്ചിട്ട് ആര്ടെയോ അവൻ്റെ ആര്ടെയോ വണ്ടി നേരെ ആക്കിയത് work shape എത്തി

ആഹ് അയിന് മുമ്പ് നമ്മള് കൊറേ pocket road കൂടെ പോയി

എന്നിട്ട് ഇങ്ങോട്ടും connect ആവാതെ ഇങ്ങനെ നിന്നു

last ആ hope കിട്ടി hope ഇല്ലൊണ്ട്‌ അത് നടന്നു ഏ അവല് level set ചെയ്തന്നു ഇതേ പൊലൊരു സ്ഥലം ഇണ്ട് ന്ന് പറഞ്ഞിട്ട്

നമ്മളവിടന്ന് lift പിടിച്ച് തൃശൂർ ക്ക് തൃശൂര് തപ്പി തപ്പി ഈറ്റ അവസാനം മൂത്തുമ്മാശൻറെ കടേ ച്ചെന്നു ആഹ് ഒരു ചെറിയ ചെറിയ കടയാണ് road ന് ചേര്ത്ത പറ്റിയ വണ്ടി ഇടാൻ പോലും gap ഇണ്ടാവൂല

വ്ടെ കടകൾ ഒന്ന് ഇല്ല കൊറേ shape ലൊക്കെ വിളിച്ച് ചോതിച്ചു അവരോക്കെ നല്ല rate പറേന്നിണ്ട് show room ചെന്നപ്പോ ഏഴേ something അങ്ങാറ്റ പറഞ്ഞെ

ഏർ paint ഒക്കെ ചെയ്തു വരുമ്പോ മൊത്തം ഒരു നാലിൻറെ ആക്കി തറ പറഞ്ഞു

പിന്നെ നേരെ അവിടെ ചെന്ന് painting ന് അവിടെ വണ്ടി അവിടെ വച്ച് കൊടുത്തു

വണ്ടിട്ടേടത്ത് stay ചെയ്യ നട്ടപൊരി വെയിലായി നല്ല വെയിൽ stay ചെയ്യാൻ സ്ഥലം ഇല്ല നമ്മള് ഇങ്ങനെ ന്നിട്ട് എബിൻ അവന്റെ cousin ൻറെ cousin അവിടെ ഇണ്ട് ആരോ കുടുംബക്കാര് വീട്ടില് ആര് ഇല്ല വീട്ടിൽ ഒറ്റക്ക് ആണ് അവിടെ room വേണേ നമ്മക്ക് use ചെയ്യാ പറഞ്ഞു

നമ്മളാകെ എല്ലാരും മടുത്ത് ഇരിക്ക നേരെ room ചെന്നു അവിടെ ഇരുന്ന് ഞാൻ cinema കണ്ടു

പക്ഷേ അവിടന്ന് എടുക്കാൻ പറ്റീല അത് ആ പിള്ളേരുടെ അങ്ങാണ് ആയിരുന്ന് ന്നിട്ട് ഇങ്ങൾ മാങ്ങ പൊട്ടിച്ച് കൈച്ചു അത് അത് കൈഞ്ഞിട്ട് എല്ലാരും ആണ്ട ഒറക്കം ഒറങ്ങി ഒരു മൂന്ന് നാല് മാണി ആയപ്പോ നാല് മാണി അഞ്ച് മാണി ആയി അപ്പൊ പിന്നെ വണ്ടിടെ കാര്യം നോക്കണ്ടേ നീയും വേറെ ഒരുത്തനും കൂടി എബിനും കൂടി ആ ചേട്ടൻറെ bullet ന്റെ

നേരെ അവിടെ work shape ചെന്ന work shopegap ല് fund set ചെയ്യണ്ടേ

എല്ലാരും ഇത്ര ഇത്ര വച്ച് ഇടാന്ന് നമ്മളെണീ പെട്ടന്ന്

പ്പം അവ്ട്ന്ന് ഇങ്ങനെ rolling ന് ഓരോരുത്തരെ വിളിച്ച് വിളിച്ച് വിളിച്ച് വിളിച്ച് ളിച്ച് ളിച്ച് കലിപ്പിക്കു ആയിരുന്ന് അവിടെ

ഞാൻ നോക്കുമ്പോ തൊട്ട് front ലന്നെ ഒരു മാവ് നിപ്പുണ്ട്

താഴത്തെ വീട്ട്കാര് ഇത് കണ്ടില്ല അവര് അകത്ത് പോയ gap ല് രണ്ടെണ്ണം മെലാനി പൊട്ടിച്ചു

അപ്പൊ എന്ത് ചെയ്ത് തൊടങ്ങണം പോണ വയിക്ക് food കൈക്കണം

ആഹ് അപ്പൊ as usual ഇല്ല പരിപാടിയാണ് നമ്മൾ പോയി കൈഞ്ഞാല് നാറ്റിക്കര് മൊത്തം നോക്കും അവടന്ന് അവടെന്തേല് നടന്ന നാട്ടുകാര് മൊത്തം കണ്ടായിരുന്നു പചേമ് വെള്ളേം ഇട്ടോണ്ട് റോട്ടിൽ കൂടെ പോയെ അയിൻറെടക്ക് അങ്ങോട്ട് ഇങ്ങോട്ടു തല്ല് കൂട്ന്ന് അങ്ങോട്ട് ഇങ്ങോട്ടു തല്ല് കൂട്ന്ന് എന്തേലു പറഞ്ഞോണ്ട് പിന്നെ നേരെ work shape ചെന്നു fund set ചെയ്തു

പൈസ google pay ഉം ഇണ്ട് അല്ലാതെ കയ്യില് കൊടുത്തതു ഇണ്ട് അല്ലെ google pay മാത്രം ചെയ്തു അയാളുടെ work അടിപൊളി ആയിരുന്നു

അത് കൈഞ്ഞിട് നമ്മൾ ന്ത് ചെയ്ത് വണ്ടി എടുത്ത് fund ഒക്കെ കൊടുത്ത്

അപ്പൊ നമ്മള് അവിടുന്ന് നമ്മൾ അവിടെ എത്തണവരെ എന്താ ചെയ്തേ കൊറേ time ഇണ്ടായിരുന്നല്ലോ രാവിലെ

അവിടെ കെടന്നു രാവിലെ അവ്ട്ന്ന് നല്ല couple goals ഏർ beach ആ അത് ഇഷ്ടം പോലെ couples ഇണ്ടായിരുന്നു

രാവിലെ രാവിലെ ജൂ ഒക്കെ അയിൻറെ പിന്നാലെ പോയി ഞങ്ങൾ അവിടെ ഇരുന്നു ഒറങ്ങി കൊറച്ച് നേരം അത് കൈഞ്ഞ് രാവിലെ ആയി രാവിലെ ആയപ്പോ എന്തായാലു എനി വെർതെ ഇരുന്നിട് കാര്യം ഇല്ലാലോ വിജാരിച്ച് ഞങ്ങൾ front ലൂടെ നടന്നായിരുന്നു നടന്നപ്പോ ല്ലേ അടിപൊളി സ്ഥലം എല്ലാരും photo എടുത്തു ഒര് നൂറ് photo എങ്കിലു phone ല് എടുത്തു

അവിടന്ന് ഒരു pine മരം പോലത്തെ ഒരു മരം ഇള്ള സ്ഥലം ഇണ്ട് അങ്ങോട്ട് പോയി പിന്നെ അവിടെ രാവിലെ തന്നെ കൊറേ ആൾക്കാര് നടക്കാൻ വരുന്നിണ്ട് നടക്കുന്നുണ്ടായിരുന്ന്

നമ്മൾ അതിലൊക്കെ കറങ്ങി അവരൊക്കെ കണ്ട്

അങ്ങനെയാണ് തൃശൂർ ക്ക് എത്തിയത്

രാവിലെ ആകെ ഒന്നോ രണ്ടോ പേരെ അങ്ങാണ് വീട്ടിന്ന് വിളിച്ചിന്

അപ്പൊ അവിടെ ഒക്കെ പറഞ്ഞു വണ്ടിൻറെ tire puncture ആയി എന്നാണ് എല്ലാ പോലെ പറഞ്ഞു അപ്പം ആയി ക്രിസ്തുമസ്‌ ആ അന്ന് അതാവും നമ്മക് വേഗം പോണ്ടേ ആവിശം ഇണ്ടായിരുന്നു

പള്ളില് ചെറിയ പരിപാടി ഇണ്ടായി രാത്രീല്

നമ്മള് അയിന് മുമ്പ് ആള വിളിച്ചാരുന്നു ആള വിളിച്ചിട് ഇങ്ങനൊക്കെ ചോതിച്ചു ഇതേ പോലെ വണ്ടി

സ്ഥലത്ത് എത്തീറ്റു ഇല്ല ആഹ് അപ്പൊ എന്താ ചെയ്യണ്ടെന്നു ഒക്കെ ചോയ്ച്ചായിരുന്നു

പ്പ അയാള് പറഞ്ഞു എന്ത് ചെയ്യാ നിങ്ങൾ ഇത് മാറ്റി തരണം അല്ലെങ്കി ഇങ്ങൾ വണ്ടി കൊണ്ടന്ന ഞാൻ മാറ്റാം fund എത്രന്ന് വച്ച ഇട്ട മതി ന്ന് നമക് അയിൻറെ ആവശ്യല്ലാലോ വെറുതെ പൈസ ഇടേണ്ട ആവശ്യല്ലാത്തോണ്ട് നമ്മൾ ഞങ്ങൾ set ചെയ്തോള ന്നു പറഞ്ഞു

ആയിക്കോട്ടെ ന്നും പറഞ്ഞു നമ്മള് ചെയ്തു അങ്ങനെയാണ് പോണ വഴിക്ക് food കഴിക്കാൻ കേറിയെ ല്ലേ

ഇന്തോ food കൈച്ചു എന്താ കൈച്ചെ ആഹ് ഒരു ഫല്ല ബിരിയാണി quantity ഇല്ല quality ഇല്ല പിന്നെ ആ ബാത്ത് ഒക്കെ

വണ്ടി എടുത്ത് വരുന്ന വഴിക്കു നമ്മള് on ആയിരുന്നു ആഹ് നമ്മൾ full on ആയിരുന്നു ബാക്കി എല്ലാരും sad ആയിട്ട് ഇരിക്ക് ആയിരുന്നു

ഏത് വഴിയാണ് എനിക്കും ഓര്മ കിട്ടുന്നില്ല ഷൊർണ്ണൂർ തിരിച്ച് അയിലേകൂടെ അല്ലെ വന്നേ

തിരിച്ച് ചെല്ലു ആയിരുന്നു നമ്മൾ തിരിച്ചു ചെല്ലുന്ന വഴിക്ക് road cross ചെന്നുണ്ടോ നോക്കി നോക്കി പോയി

ന്നപ്പോ എല്ലാരു എറങ്ങി വണ്ടിനെ നോക്കണം വീട്ടിൽ പോയിട്ട് വര

നമക് ആ gap ല് പോവാ ന്നു പറഞ്ഞു അവരൊക്കെ വീട്ടിലാക്കി ന്നിട്ട് വീട്ടിൽ പോയി വച്ചു പിന്നെ ആഹ് luggage ഒക്കെ വേറെ വേറെ സ്ഥലത്തായിരുന്നു

ഏർ വളാഞ്ചേരി ആണോ ന്തിണ്ടോ അ അപ്പൊ താഴെ ഒരു beverage പോയോ ള്ള ജന്മ ല്ലേ ആഹ് അവടന്ന് എത്രക വാങ്ങിയിരുന്നെ അവടെ queue ല് queue ല് കേറി നിന്നു card ഒക്കെ ആയിട്ട്

അവടെ ആൾ പറഞ്ഞു queue അല്ല അവടെ വേറെ ഇണ്ട് പറഞ്ഞു

ഏർ ഇങ്ങോട് purchase ചെയ്യാ പറഞ്ഞു

അപ്പൊ നിങ്ങ ഒക്കെ ആണ് പോയത് എന്തെങ്കിലു കിട്ടാൻ എന്തോക്കെയാ അവിടന്നു വാങ്ങിയേ പറ ഒരു

അഞ്ച് ആറോ beer വാങ്ങിന്

അഞ്ചോ ആറോ beer വാങ്ങിന്

ഉണ്ടായിരുന്നില്ല അതല്ല ഇത് വേറെ ആയിരുന്നു

ആഹ് രണ്ടെണ്ണം ഉണ്ടായിരുന്നു

ആഹ് ആഹ് അവര് പിന്നെ ആഹ് അവൻ്റെ ആര്ടോ കുടുംബക്കാർ

നേരെ വണ്ടിക്കകത്ത് ഇട്ടിട് പിന്നെ

അപ്പൊ നമ്മൾ അത് അവിടെ നമ്മൾ പണ്ട് കൂടികൊണ്ടിരുന്നൊരു സ്ഥലണ്ട് അവടെ അങ്ങോട്ട് വെക്കാൻ പോയി അവൻ്റെതായി ആട കൊണ്ടോയി വച്ചു ന്നിട്ടാണ് വീട്ടി പോയത് അത് കൈഞ്ഞ് വീട്ടിപോയി എല്ലാരും വന്നു നേരെ കൊണ്ടോയി ആഹ് വണ്ടി എടുത്ത് ഏർ വണ്ടി കൊടുക്കണം

ആയി ആയ് ആയ് പായൊന്ന് വണ്ടി കൊടുക്കാൻ വേണ്ടി നമ്മൾ മൂന്ന് പേരു ആ പോയെ

ഞാനും നീ എബിന് car ല് പോയ നീയു എബിനും car ല് വന്നു ആഹ് ഞാന് ആഹ് ഞാന് എബിന് ആഹ് ഞാൻ break എടുപ്പിന് പോയി അവിടെ വണ്ടി കൊണ്ടോയി ഇട്ടു അപ്പൊ അഹ്ലോടി ഇങ്ങനെ പറഞ്ഞു നമ്മൾ

അയാളോട് നമ്മൾ പറഞ്ഞത് already കമ്പി ഇട്ട അവന്മാര് തേചെയ്തേക്കു ആയിരുന്നു അതോണ്ടാണ് ചെറിയ തട്ടൽന് പോട്ടി പോയെ